ആ ഈയ് ഇപ്പോ എവിടെ? ഞാൻ ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞു വീട്ടിലേക്ക് പോകുന്നു.

കഴിഞ്ഞിട്ടില്ല ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടില്ല ഇപ്പോ ചെയ്തു കൊണ്ട് നില്ക്കയാണ്. ഏതു കോഴ്സ്സ്? ഞാൻ മെഡിക്കൽ കോഡിങ്ങ്. മെഡിക്കൽ കോഡിങ്ങ്, അതെന്താ സംഭവം? മെഡിക്കൽ കോഡിങ്ങ് എന്ന് പറഞ്ഞാൽ ഈ പേഷ്യന്റ്‌സിന്റെ ഡാറ്റ അതെപോലെ എക്വിപ്മെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോഡിലേക്ക് കൺവെർട്ട് ചെയുന്നതാ. കോഡ്, കോഡെന്നു ഉദേശിച്ചത് ഷോർട്ട് ആക്കുക.

നീ കോഡിന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്? ഒരു റിക്കോർഡ്‌സ് ഉണ്ടാക്കും ഓരോ ഓരോ മരുന്നിനൊക്കെ

ആഹ് നമുക്ക് തരുന്ന ഡാറ്റയിൽ നിന്നും അതിലേക്കു കോഡിലേക്ക് കൺവെർട് ചെയ്യണം.

ഇതെങ്ങനെ പേഷ്യന്റ്സ് ചെറിയ നമ്മടെ ചെറിയ രോഗങ്ങളും വലുതും ഒക്കെ ഉണ്ടോ? ആഹ് എല്ലാമുണ്ടാകും ഹും സർജെറി അറിഞ്ഞുള്ള എല്ലാമുണ്ടാകും. ഉം നല്ല സ്കോപ്പുള്ള സംഭവമാ? അഹ് നല്ല സ്കോപ്പ്‌ ഉണ്ട് പെട്ടെന്ന് ജോലി കിട്ടും.

നമ്മുടെ നടക്കാവ് പോലീസ്‌ സ്റ്റേഷന്റെ അടുത്തല്ലേ, അത് ഉള്ളതല്ലേ.

ക്ലാസ്സൊന്നും കുഴപ്പമില്ല , എന്താ?

അഹ് അതെ അതെ പ്ലേസ്‌മെന്റൊക്കെ ഉണ്ട്, ത്രീ മന്താണ്. ഹൻഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് ആണോ അതോ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണോ? അല്ല ഹൺഡ്രഡ് പെർസെന്റജ് പ്ലേസ്‌മെന്റാ ആഹ് നീ ചേരാൻ ആണോ? ഞാൻ കോഴ്സുകള് നോക്കുന്നുണ്ട്, ഏതാ നല്ലത് എന്ന് നോക്കിയിട്ട് ചേരാമെന്നുള്ള ഇതിൽ ആയിരുന്നു. ഇതെങ്ങനെ സംഭവം കുഴപ്പമൊന്നുമില്ലലോ? ആഹ് അവിടെ എന്തൊക്കെ കോഴ്സ് ഉണ്ട്? എച്ച്ആർ അഡ്മിനിസ്ട്രേഷന്‍ ഉണ്ട് പിന്നെ അക്കൗണ്ടിംഗ് ഉണ്ട്, ബ്യൂട്ടീഷ്യൻ ഉണ്ട് പിന്നെ കുറെ കോഴ്സ് ഉണ്ട്.

ഉം എങ്ങനെയാ അവിടെ ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെയാ? ആൾക്കാരൊന്നും കുഴപ്പമില്ല എല്ലാവരും ഭയങ്കര കമ്പനിയാ അങ്ങനെയൊക്കെ. എല്ലാ കാര്യത്തിലും നമ്മളും ആയിട്ട്

വൺ മന്ത് സ്റ്റോപ്പ് ചെയാം അങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലേ?

അഹ് അതല്ല ഈയ് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യിന്നുണ്ട് പറഞ്ഞു അപ്പൊ ഈ സ്റ്റോപ്പ് ചെയ്ത ക്ലാസ്സൊക്കെയോ? അത് ഇവര് വീണ്ടും എടുത്ത് തരും. വീണ്ടും എടുത്ത് തരും, അപ്പൊ ഇനി സെയിം ബാച്ചിലാകുമോ അല്ലെങ്കിൽ വേറെ ബാച്ചിൽ പോവുമോ? സെയിം ബാച്ചാണെന്നാ പറഞ്ഞത് കുടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയില്ല ഞാൻ ചോദിച്ചിട്ട് ഇല്ല. അനക്ക് ഒറ്റക്കായിട് എടുത്ത് മാത്രം എടുത്ത് തരുമോ ഈ പറഞ്ഞത്? ആഹ് അങ്ങനെ ആയിരിക്കും.

ഓൺലൈൻ ആവുല് ഇവിടെ പിന്നെ എക്സാം ഉള്ളത് കൊണ്ട് ഒരുപാട് പഠിക്കാനുണ്ട്. എനിക്ക് ഈ തേർട്ടിയതിന് എക്സാം തുടങ്ങും ട്വന്റി ഫോർത്തിന് കഴിയുകയുള്ളൂ, കഴിഞ്ഞു കിട്ടിയതാണെങ്കിലും ഇതില. ഇപ്പ ഇത് ഇതെങ്ങനെയാ എക്സാം ഒക്കെ എങ്ങനെയാ ഇതിന്റേത് വരുന്നത്? എക്സാം മ്മ് ഇവിടെ വെച്ച് നടത്തുന്നുണ്ട് അതല്ലാണ്ട് ഇനി സിപിസി എഴുതണം എങ്കിൽ വേറെ സെയിം കാര്യം നടക്കാം. ഇവിടെ നടത്തുന്നുണ്ടോ എക്സാമ്മ്?

ഞാനിത് നീ ചേർനിക്കിണ് പറഞ്ഞപ്പോള്‍ ഒന്ന് നോക്കിയത് ആണ് അറിഞ്ഞിട്ട് ചേരാമെന്നുള്ളതില്. എന്തെന്ന്? അല്ല ഞാൻ ഇപ്പം ഏർ ഇപ്പോൾ ഡിഗ്രിയ്‌ന്റെ ക്ലാസ് ഒന്നും കഴിഞ്ഞിട്ടില് ഇപ്പം ലാസ്‌റ് സെം ആയപ്പോൾ വെറുതെ ഇരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്‌ ഇത് എടുത്തത്. കുഴപ്പൊന്നുമില്ലലോ? ഇല്ല കുഴപ്പൊന്നുമില്.

ലാബ് കുഴപ്പമില്ല, എല്ലാവരും നല്ല ഫ്രണ്ട്‌ലി ആണ്. ക്ലാസ്സിലോ കോളേജിൽ തന്നെ ഇപ്പോ അങ്ങനെ കുട്ടികൾ ഒന്നുമില്ല അതുകൊണ്ടാ ഡിസ്റ്റൻസ് ആക്കിയത്. അവിടെയവിടെ എക്സാം എഴുതാമായിരുന്നു ഇപ്പോൾ ലാസ്റ്റ്‌ എക്സാം ആണ് അഹ് നെക്സ്റ്റ് മന്ത്.

ആഹ് രണ്ടും ഒരുമിച്ച് എടുക്കാണെങ്കിലും ജോബിന് കയറാമെന്ന് വിചാരിച്ചിട്ടാ. ഇതാണെങ്കിലും ഡിഗ്രി വേണം.

നിർബന്ധവാ ഡിഗ്രി? ആഹ് ഡിഗ്രി നിർബന്ധമാണ്.

ഇല്ല ഞാൻ ഡിഗ്രി ചെയ്തില്ല ആഹ് അഹ് അത് പ്രശനം ഇല്ല ഡിസ്റ്റന്റ് ആയിട് എടുത്താൽ മതി. ആഹ് ആഹ് ഡിസ്റ്റൻസ് ആയിട്ട് ആണെങ്കില്‍ എക്സാം മാത്രം എഴുതിയാൽ മതി.

ഇവരുടെ ഇത് ഇവിടെ കോഴിക്കോട് നടക്കാവ് തന്നെ ഉള്ളു? വേറെ എവിടെയും ഇല്ല? നടക്കാവ് ഉണ്ട് പിന്നെ കണ്ണൂർ ഉണ്ട്. ഉം ഇതിന് മുന്നത്തെ ബാച്ചിനോക്കെ പ്ലേസ്മെന്റ് ഒക്കെ കഴിഞ്ഞോ?

എവിടെയാ കിട്ടിയെന്നൊക്കെ അറിയുവോ?

ആഹ് അവർക്കു കിട്ടി കുറച്ചു ആൾകാര്ക്കൊക്കെ കിട്ടി അവർക്ക്.

എവിടെയാ കിട്ടിയത് എന്നറിയില്ല.

നീയേ നിനക്ക് താത്പര്യമുണ്ടോ? താത്പര്യം ഇണ്ട്, താത്പര്യം ഒക്കെ ഉണ്ട്. ഓഫ്‌ലൈന് മാത്രം അല്ല ഓൺലൈൻ ആയിട്ടും ഉണ്ട്. ഓൺലൈനില് നടക്കൂല് മോളൊക്കെ ഉള്ളതല്ലേ.

ട്രൈ ചെയ്ത് നോക്ക്. ഇതിന് എങ്ങനെയാ ബുക്‌സൊക്കെ എങ്ങനെയാ വരുന്നത്? ബുക്ക് ഫസ്റ്റ് ഒരു വൺ മന്ത് കോൾ സെന്ററിന്റെ പിന്നെ നമ്മൾ സിപിടി ടെ കൊടുക്കണം പിന്നെ ക്യുഎസ്എൽസിഎസ് ഉണ്ട് അങ്ങനെയൊക്കെ.

ബുക്കൊക്കെ നല്ല കട്ടിയും കനവുമൊക്കെ ഉണ്ടോ?

നല്ല കട്ടിയുണ്ട്. പക്ഷെ നമ്മുക്ക് പഠിക്കാൻ ഈസിയാ, അപ്പ് ടു ഡേറ്റ് ആയിട് കൊണ്ടുപോകണം എന്നെ ഉള്ളു. ആഹ് നമ്മള് ലാഗായിട്ട് നിക്കാണെങ്കില് ഏർ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കും.

പിന്നെ ഇത് ഇങ്ങനെ ഈ ഐസിഡി, സിപിടി ആ ഇതുപോലെ തന്നെ ഉള്ളു വേറെയായിട്ട് ഒന്നും പഠിക്കുന്നില്ല.

നമ്മുടെ ജോലി പാർട്ടിൽ അങ്ങനെ ഒന്നും ഇല്ലാലോ?

ആദ്യം സിസ്റ്റമൊക്കെ അറിഞ്ഞാലല്ലേ ഇത് എൻട്രൻസ് ആകുള്ളു. ആഹ് അതെ അതെ പെട്ടെന്നു ഇതാകാൻ കഴിയുകയുള്ളൂ നോട്ട് ആയിട്ട് പഠിക്കുകയൊന്നും വേണ്ട എല്ലാം ഓരോ ഓരോ ഭാഗത്ത് എവിടെ ആണെന്ന് നോക്കി എടുത്താൽ മതി.

മെയിനിലത്തെ എക്സാമ്മ് അഹ് പി ക്യു ആയിരിക്കും നമുക്കു ക്വെസ്സ്റ്റിയൻ നമ്മുക്ക് തന്നിട്ട് ഉണ്ടാകും എന്താ? എനിക്ക് മനസ്സിലായില്ല, എങ്ങനാ? എൻട്രൻസ് പോലെ ക്വെസ്സ്റ്റിയൻസ് ഉണ്ടാവുക, ക്വെസ്സ്റ്റിയൻല് നാല് ഓപ്ഷൻസ് കിട്ടും.